ഹലോ യൂട്യൂബ് വ്ലോഗറു വോയിസ്‌ എം കേ നടുവേട്ടമാണോ?

ആ ഇത് ഷംനാ‌നാഥ് കോരിയാണ്. ഞങ്ങൾ താങ്കളുടെ ഒരു ഒരു ആരാധകനാണ് ഞാൻ. ആഹ് ഓക്കേ ഓക്കേ പറയൂ. പിന്നെ ഞാന് ഞാൻ വിളിച്ചത് കേരളത്തിലെ ഫുഡിനെ കുറിച്ച് താങ്കളൊന്ന് ഒരു ബോധം ഉണ്ടാക്കി തരാനാണ് ഞാൻ വിളിച്ചത്. . കേരളത്തില് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഭക്ഷണാണ്.അപ്പൊ രുചികരമായിട്ടുള്ള ഭക്ഷണം എവിടെ കിട്ടുന്നുള്ളതൊക്കെ

യൊന്നു പറഞ്ഞു തരാനാണ്. ഞാന് ഞാന് ഇപ്പൊ ഏഹ് പൊന്നാനി ഭാഗങ്ങളിലാണ്. നിങ്ങള് എവിടെയാണ് ഇപ്പൊ ഉള്ളത്? നിങ്ങള് എവിടെയാ ഇപ്പൊ ആഹ്. കേരളത്തിലിപ്പോ നോക്കാണെങ്കില് ഏതാണ്ട് ജില്ലകളുണ്ടല്ലോ കേരളത്തില്? അതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിണ്ട്. അപ്പൊ ഓരോ നാടിനും ഓരോ ഇതായിട്ടുള്ള ഏഹ് പ്രതേകതരം ഭക്ഷണങ്ങളാ ഉള്ളത്.ഇപ്പൊ ഇങ്ങള് താമസിക്കുന്ന

പൊന്നാനിയില് പോലും പൊന്നാനിക്കാരുടെ വിവിധ ഭക്ഷണങ്ങളുണ്ടല്ലോ അവർക്ക്? വ്യത്യസ്തമായ ആ സാധനങ്ങളൊക്കെ ഇണ്ടല്ലോ? . അപ്പൊ അവിടത്തത് അവിടത്തെ ദേശീയ ഭക്ഷണായിട്ട് ഇങ്ങള് കരുതുന്ന ഒരു സാധനണ്ടല്ലോ പൊന്നാനിയില്?

ആ മുട്ട പത്തിരി. അതേപോലെ വട്ട് മാല മുത്ത് മാല തുടങ്ങിട്ട് ഒരുപാട് മാലകള് പൊന്നാനി തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങളെ നാട്ടിക്ക് വരാണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്ന മലപ്പുറം ജില്ലയില് വടയൂരു മലപ്പുറം ജില്ലയിലുള്ള

പടിഞ്ഞാറങ്ങാടിക്കടുത്തുള്ള സ്ഥലത്താണ്. അപ്പൊ അവിടന്ന് ഞങ്ങളെ അവടെയൊക്കെ നല്ല സാദാ ദോശ അങ്ങനത്തെ പല സംവിധാനങ്ങള് അട അട വെറൈറ്റി കാര്യങ്ങള് . ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇപ്പൊ മലപ്പുറത്തിന്നു തന്നെ അത് നന്നായിട്ട് ഫുഡ് ഭക്ഷണങ്ങളൊക്ക കിട്ടുന്നത് കൊണ്ടോട്ടിയിലാണ്. ആഹ് ഇപ്പൊ ഏറ്റവും കൂടുതല്

റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടോട്ടിയിലാണ്. തിരിയാനും നോക്കാനും സ്ഥലം ഉണ്ടാവൂല്ലാ. എല്ലാ ഇടത്തും ഹോട്ടലുകളാണ്. ഇപ്പൊ മലയാളികളുടെ ഇഷ്ട ഭക്ഷനായിട്ടുള്ള പൊറോട്ട. പൊറോട്ട അല്ലെ? പൊറോട്ട പൊറാട്ടിം ബീഫും ഈ പൊറാട്ട നന്നായിട്ട്

കിട്ടുന്ന ഏരിയാണ് പാലക്കാട്‌ ഏരിയായല്ലേ? പിന്നെ തൃശ്ശൂരിക്ക് ഇറങ്ങിയല് അവിടെ ഒന്നുകൂടി ഏഹ് ഇപ്പൊ സ്‌പൈസി ആയിട്ടുള്ള എരി ആയിട്ടുള്ള എരി കൂടുതലാണ് അവിടത്തെ ഒക്കെ. കാസർകോട് ഒക്കെന്ന് പറഞ്ഞ നല്ല മജാപ്പാണ്. മജാപ്പാന്ന് പറഞ്ഞ നല്ല

ഒരു സ്നാക്സ് സാധങ്ങളൊക്കെ ഇണ്ടല്ലോ? ഇപ്പൊ ആഹ് കുറേ ഇണ്ട് അങ്ങനെ അങ്ങനെ. ആഹ് അങ്ങനെത്തില് ഐറ്റങ്ങളാണ് അവര് പിടിക്കാറ്. ഇപ്പൊ അങ്ങനെയാണ് വരാ. ഇപ്പൊ കൊല്ലത്ത്കാർക്ക് ഈ മീന് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ആലപ്പുഴ

കൊല്ലം ആ ഭാഗങ്ങളിലൊക്കെ ആ അവിടെ അങ്ങനെയാണ്. ഇപ്പൊ.ഏഹ് പിന്നെ ആഹ് പറയൂ.

ആ ആ. ഞാനീ ഈ ബിരിയാണി പ്രതേകിച്ചു മലബാറ് ആ ഭാഗങ്ങളിൽ ബിരിയാണി അടിപൊളിയാണെന്നാണ്.

ആഹ് ഇങ്ങള് വിളിച്ചത് നല്ലൊരു സമയത്താണ്. ബിരിയാണി ആ. ബിരിയാണിനെ കുറിച്ചിട്ടാണോ അവര് അറിയേണ്ടത്? ബിരിയാണി ഇപ്പൊ ഇന്നിപ്പോ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോണത് ബിരിയാണിയന്നേണ്. എന്ത് വെച്ചാല് തലശ്ശേരി ബിരിയാണിയാണ്. അതേപോലെ ഇപ്പൊ ഒരുപാട് ഞങ്ങളെ തൊട്ടടുത്ത്

എടപ്പാൾ ഭാഗത്തൊരു കുഴിമന്തി ഇണ്ട്. കുഴിമന്തി. ആ ഫേമസ് ആണ് ഫേമസ് ആണ്. അപ്പൊ ഭക്ഷണങ്ങള്ന്ന് പറഞ്ഞാലിപ്പോ ഒക്കെ മലയാളികളുടെ ഇഷ്ട സാധങ്ങളായിട്ട് മാറിയിട്ട്ണ്ട് ഭക്ഷണങ്ങള്. അപ്പൊ ഭക്ഷണങ്ങള് കേരളത്തില്

എന്നിടത്തോളം അതിന്റെ ഒരു ആസ്വാതണം തന്നെ ഭക്ഷണങ്ങളാണ്. അപ്പൊ ഈ സെലിബ്രി ഈ സെലിബ്രേഷൻ വരാണെങ്കിൽ ഇപ്പൊ ഓണം വരാണെങ്കിലും ഓണത്തിന് അതിന്റെതായ ഭക്ഷണോണ്ട്. ഇപ്പൊ സാധ്യകളാണ്. നറച്ചു വിഭവങ്ങളായിട്ടുള്ള സദ്യകളുണ്ട്. ഇപ്പൊ പെരുന്നാള് വരാണെങ്കില് പെരുന്നാക്ക്

ഉറപ്പാണ് എന്ത്‌? ബിരിയാണി ഇണ്ടാവും മറ്റു സാനങ്ങള് ഉണ്ടാവും. യിപ്പി ഇന്നിപ്പൊരു ആണ്ട് നീർച വരാണെകിൽ അല്ലെങ്കിൽ മറ്റു ആഹ് ആ ദിക്ർ മജിലിസുകളൊക്കെ വരാണെങ്കിൽ നൈചോറ് ഇണ്ടാവൊള്ളൂ. അപ്പൊ ഏത് ഇപ്പൊ ആഘോഷങ്ങളെ ഒരു ബന്ധം എന്തിന്നെ

എന്തെന്നെ ഇണ്ടാവും? ആഹ് ഭക്ഷണങ്ങളായിട്ട് ഇണ്ടാവും. ഫുഡ് ഉണ്ടാവും. ഇനിയിപ്പോ വലിയ്യൊരു കല്യാണം വരാണെങ്കിലും നല്ലൊരു അടാറ് ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടാവും. അപ്പൊ അത് വ്യത്യസ്തമാണ്. ഇപ്പൊ ഈ ജില്ലകൾക്കനുസരിച് പ്രദേശങ്ങൾക്കനുസരിച്ഗ് ഒക്കെ വ്യത്യസ്ത്താണ്.

ഇനി കേരളത്തിനെ മൊത്തത്തിലെടുത്തിട്ട് നമ്മള് നോക്കാണെങ്കില് ഏഹ് പൊറാട്ടിം ബീഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ബെസ്റ്റ് ഫുഡ്. ആഹ് പറഞ്ഞോ ഈ ഈ ചിക്കൻ ബിരിയാണി മുട്ട ബിരിയാണി അങ്ങനെ കുറെയധികം ബിരിയാണികൾ ആഹ് ഏ ഹ് വെജി ആഹ് വേജി ആഹ് വെജിറ്റബിൾ വെജിറ്റബിൾ ഐറ്റംസല്ലേ? ആഹ്. വെജിറ്റബിൾ ഐറ്റംസ് കൊണ്ട് ഇപ്പൊ നമ്മള് നമ്മള് ഇപ്പൊ കട ഭക്ഷണന്ന് പറയുമ്പൊ ഇപ്പൊ ജസ്റ്റ്‌ കടേ പോയിട്ട് പണ്ടൊക്കെ നമ്മളെ കാലത്തുണ്ടായിരുന്നു നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതൊക്കേന്നു. ഇപ്പൊ കാബേജ് ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് മറ്റേ കൈപ്പക്ക് ഉപ്പിലിട്ടത് ഹം എന്തൊക്കെ അറ്റ്ലീസ്റ്റ് മറ്റേ ബത്തക്കയില്ലേ തണ്ണി മത്തന്? അതൊക്കെ ഉപ്പിലിട്ട് വന്ന് തുടങ്ങി. അപ്പൊ ഭക്ഷണന്ന് പറയുമ്പോ എല്ലാ ഐറ്റംസും ഇപ്പൊ

ഇവടിം ഏഹ് പിന്നെ ഫുഡ് തല മീറ്റിങ്ങുണ്ട്. ഇപ്പൊ കേരളത്തില് ഡെലിവറി ഡെലിവറി സാധനങ്ങള് ഇണ്ട്. അപ്പൊ ഭക്ഷണങ്ങള്ന്ന് പറഞ്ഞാല് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇതാണല്ലോ? ആഹ് നമ്മുടെ ജീവിതത്തിൽ തന്നെ അത്യാവശ്യമായ സാധനമാണ്.. പിന്നെ പിന്നെ അതല്ലാ ഈ നമ്മളെ ഈ നാട്ടാ കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ.

സാഹചര്യമാണല്ലോ കേരളത്തിലുള്ളത്. അപ്പൊ അതിന്റെ ഒഴുക്കില് എന്തൊക്കെ ഭക്ഷണാണ് ഇപ്പൊ അടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് നല്ലതാണോ പോഷകാഹാരം ഉള്ളതാണോ ന്നൊന്നും നമുക്ക് ചെക്കിയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഇള്ളത്. എന്തും വാരി വലിച്ചു തിന്നുന്നൊരു അവസ്ഥയാണ് അപ്പൊ നല്ലതെന്തെന്നു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാടിന്റെ നമ്മുടെ വീടിന്റെ ചുറ്റു പരിസരങ്ങളില് വെച്ചുണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികള് അതിൽന്നൊക്കെ ഉണ്ടാവുന്ന നല്ല സാധനങ്ങള് മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാല് അതിന്റെയൊരു പോസിറ്റീവ് നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആ എനെർജി കിട്ടുകയും ചെയ്യും. മറ്റേന്ത്‌ന്ന് വെച്ച് കഴിഞ്ഞാല് ഒക്കെ ഇങ്ങനെ വാരി വലിച്ച് തിന്നുമ്പോ അതിന്റെ

പ്രശ്നങ്ങള് കൂടും. ചൂട് ഇപ്പൊ ആഹ് ഈ നമ്മള് കഴിക്കുന്ന കോഴികളാണ് അത് എങ്ങനൊക്കെ വരും ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് കേറി വരുന്നത് അത് എങ്ങനെയാണു ഈ ഈ അതെ എന്തൊക്കേ ഇൻജെക്ട് ചെയ്യുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ആരോഗ്യ വകുപ്പിൽ നിന്ന് .

കിട്ടുന്ന സാദനങ്ങളൊക്കെ നമ്മള് ആഹ് കൃത്യമായിട്ടും ഷെയറിയ്യാ എല്ലാ ആഹ് പഞ്ചായത്ത് ഓഫീസിൽ ആഹ് ആഹ് അതെ ഹം ഹലോ ഇന്ന് പറഞ്ഞന്നീനു നന്ദി. ഞാൻ ഇതൊന്ന് ചോദിച്ചറിയാനും വാണ്ടിട്ട് വിളിച്ചതാണ്. . എന്നാ ശരി. എന്നാ ശരി. പറഞ്ഞോ പറഞ്ഞോ ഓക്കേ ഓക്കേ താങ്ക് യൂ ശരി ശരി